reciprocal relation ഇത് sin നും cosec നും മാത്രമല്ല എല്ലാവർക്കും ഉണ്ടെടാ ഏതിനൊക്കെ ഉണ്ട് അടുത്ത ആളിലേക്ക് പോ ആരാ cos theta എന്താ adjacent by hypotenuse നേരത്തെ പറഞ്ഞ hello ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം football നെ കുറിച്ചാണ്. football നെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. football മത്സരം കാണാത്തവരായി ആരും ഉണ്ടാകില്ല. ഇപ്പൊ കഴിഞ്ഞ് നടക്കുന്ന football മത്സരത്തെ കുറിച്ചുതന്നെ നമ്മുക്ക് പറയാം ഇപ്പൊ കുറച്ച് മുമ്പ് നടന്ന ലോക cup football നെ കുറിച്ച് നമ്മുക്ക് വിശകലനം നടത്താം. football ന്റെ രാജാവ് എന്നറിയപ്പെടുന്ന മെസ്സിഹ അദ്ദേഹത്തിന്റെ team ആണ് ഇപ്രാവശ്യം cup അടിച്ചത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അദ്ദേഹത്തിന്റെ നാൽപ്പതു വയസ്സായിട്ടും

അദ്ദേഹത്തെ പോലുള്ള ഒരു legend ground ൽ ഉണ്ടാകുമ്പോൾ കളി കാണുന്ന team ന്റെ ആളുകളുടെ ഒരു

ഉണ്ടായത് കൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് ആ ഒരു world cup ലഭിക്കാൻ കാരണമായി. തീർച്ചയായിട്ടും അത് വളരെ

മെസ്സിഹയെപോലെതന്നെ മറ്റൊരു legend ആണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മെസ്സിഹയെപോലെ നല്ല ഒരു കളിക്കാരൻ തന്നെയാണ് . എന്നാൽ പോലും അദ്ദേഹം ഈ ഒരു world cup അദ്ദേഹത്തിന്റെ രാജ്യത്തിന്

എങ്കിൽ പോലും അദ്ദേഹം എല്ലാ രാജ്യക്കാരുടെയും എല്ലാ വ്യക്തികളുടെയും മനസ്സിൽ ഇപ്പോയും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ form തിരിച്ചുകൊണ്ടുവന്നത് കൊണ്ടുതന്നെയാണ് അദ്ദേഹം ഈ world cup ൽ semi final ന്റെ മുമ്പത്തെ pre quarter ൽ ഇടം നേടിയത് പക്ഷെ അദ്ദേഹത്തിന്റെ മുൻഗാ മുൻ coach ആയ അദ്ദേഹത്തിന്റെ team ന്റെ team ന്റെ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ team ന്റെ ഗതി അദ്ദേഹം മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്.

സങ്കടപ്പെടേണ്ടി ഇരിക്കുന്നു. അദ്ദേഹത്തിനെ പോലുള്ള ഒരു experienced player എ പുറത്തിരുത്തിക്കൊണ്ട് അദ്ദേഹം കാണിച്ച ആ തെമ്മാടിത്തരത്തിന് അദ്ദേഹത്തിന്റെ team ന് വലിയ തീരാ നഷ്ടം ആണ് സംഭവിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും അത്രയും കാലം അദ്ദേഹത്തിന്റെ നാടായ രാജ്യമായ പോർച്ചുഗലിനെ അദ്ദേഹം ഈയൊരു level ലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെപോലുള്ള ഒരു കളിക്കാരൻ ഇന്ന് ഈ ലോകത്ത് ഉള്ളത് തന്നെ എല്ലാ football ആരാധകർക്കും വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിനെപോലുള്ള ഒരു കളിക്കാരൻ ഇന്ന് indian team ൽ sorry അദ്ദേഹത്തിന്റെ പോർച്ചുഗൽ team ൽ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പോർച്ചുഗൽ team ന് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ followers ഉണ്ട്. അദ്ദേഹതിനെ പോലുള്ള ഒരു കളിക്കാരൻ ഇന്ന് ഇന്ത്യ രാജ്യത്ത് വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് indian team വളരെ വളരെ ഉയർന്ന ഒരു

അദ്ദേഹത്തിന് നമ്മുടെ സൗദി team അന്നം തരുന്ന രാജ്യം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നം തരുന്ന രാജ്യം എന്ന് തന്നെയാണ് നമ്മള് പറയപ്പെടുന്നത്. കാരണം ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ജോലിചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലാണ് അതിൽ എടുത്ത് പറയേണ്ട ഒരു രാജ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൗദിയ അറേബ്യ തന്നെയാണ്. ആ ഒരു team ഇനാണ് ഇന്ന് ഇന്ത്യ sorry ഇന്ന് ക്രിസ്റ്റിയാനോ റൊണാൾഡോ കളിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെപോലെയുള്ള കളിക്കാരൻ indian team ൽ ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ രാജ്യത്തിനോടുള്ള അദ്ദേഹത്തിന്റെ തീർത്ത തീരാത്ത കടം അത് വളരെ വലുതാണ് അദ്ദേഹത്തിനെപോലുള്ള ഒരു കളിക്കാരൻ ഇന്ന് indian team ൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ഇന്ത്യ cricket ൽ എത്തിയത് പോലെത്തന്നെ നമ്മുടെ football മത്സരത്തിലും എത്തുമായിരുന്നു എന്ന്‌ തന്നെ നമ്മുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം തീർച്ചയായിട്ടും അദ്ദേഹത്തിനെപോലുള്ള ഒരു കളിക്കാരൻ ക്രിസ്റ്റിയാനോ റൊണാൾഡോ CRseven

നല്ലൊരു പെരുമാറ്റ രീതിയാണ് അദ്ദേഹത്തെ കാഴ്ചപ് കാഴ്ചവെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെകുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് indian ജനതയെ യിൽപോലും അദ്ദേഹത്തിനെ ആരാധിക്കുന്ന വ്യക്തികളുണ്ട്. അദ്ദേഹം euro cup അത് പോലെയുള്ള മറ്റു ഇതര cup ഉകൾ അദ്ദേഹം

അദ്ദേഹതിനെ പോലെയുള്ള ഒരു വ്യക്തി ഇന്ന് ആ രാജ്യത്തിൽ കളിക്കുമ്പോൾ തന്നെ ആ രാജ്യത്തിൻറെ പടയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ രാജ്യത്തില്ലെ അണികൾക്ക് അത് വളരെ ഒരു ആകാംക്ഷ നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് എന്ന് നമ്മുക്ക് എല്ലാവർക്കും അറിയാം

ഒരു കളിക്കാരന്റെ level ലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹം ഒരു പാട് ഒരുപാട് കളികൾ കളിക്കണ്ടി വരും പിന്നെ എന്തെന്ന് വച്ചാൽ ഇന്ത്യ രാജ്യം അത് cricket ന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ football ന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൽ വ്യക്തമാക്കാനുള്ളത്. എന്നിരുന്നാലും മഹേന്ദ്ര സിംഗ് sorry എന്നിരുന്നാലും CR7 എ പോലുള്ള ഒരു കളിക്കാരൻ പോർച്ചുഗൽ Portuguese ന്റെ രാജ്യത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിതന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും തീർച്ചയായിട്ടും രാജ്യത്തിൻറെ നിലനിൽപ്പിനും രാജ്യം പത്താളുകൾ അറിയുന്ന രീതിയിൽ ആക്കിക്കൊടുത്തിട്ടുള്ള ഒരു പങ്ക് അദ്ദേഹം തന്നെയാണ് വഹിച്ചിട്ടുള്ളത് ക്രിസ്റ്റിയാനോ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ അദ്ധേഹത്തിന്റെ മകൻ ഇപ്പോൾ കളിച്ച് നല്ലൊരു രീതിയിലേക്ക് എത്തും തന്നെ എത്തുമെന്ന് തന്നെ നമ്മുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലുള്ളൊരു കളിക്കാരൻ ഇന്ന് indian രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഇന്ത്യ രാജ്യത്തുള്ളവർ ചിന്തിക്കുകയാണ്

അനാഥനായി വളരേണ്ടി വന്ന അദ്ദേഹത്തിന് പാവപ്പെട്ടവനായി വളരേണ്ടി വന്ന അദ്ദേഹത്തിന് ലോകം അറിയുന്ന വ്യക്തിയായി മാറിയതിൽ അദ്ദേഹത്തിന്റെ പങ്ക് അത് വളരേ വലുതാണ് റോമാലിയ രാജ്യത്ത് അദ്ദേഹം road cleaning ചെയ്യുന്ന ജോലിയുമായി മുമ്പോട്ട് പൊയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തി football മേഖലയിലേക്ക് കടന്ന് വരുക എന്ന് പറഞ്ഞത് അത് വളരെ സാഹസികമായി ഉരുളേണ്ട കാര്യം തന്നെയാണ്. രാജ്യത്തിൻറെ ക്ഷേമത്തിന്റെയും കാര്യക്ഷമതയുടെയും വരൾച്ചക്കദ്ദേഹം നൽകിയ ഒരു തീരുമാനം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലുള്ളൊരു player ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്നുണ്ട് എന്ന് അറിയുന്നതിൽ

ഇന്ന് നല്ലൊരു രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു നിലയിൽ തന്നെ എത്തുമായിരുന്നു എന്ന് നമ്മുക്ക് ഉറക്കേ പ്രഖ്യാപിക്കാം രാജ്യത്തിൻറെ സമ്പത്‌ഘടനയെ അല്ലെങ്കിൽ രാജ്യത്തിൻറെ ദാരിദ്ര്യത്തെ നീക്കം ചെയ്യാൻ അദ്ദേഹത്തിനെ പോലുള്ളൊരു സഹപാ സഹതാരത്തിന് കയ്യും എന്ന് തന്നെ നമുക്കെല്ലാവർക്കും ഉറച്ചു വിശ്വസിക്കാവുന്നതാണ്. രാജ്യത്തിൻറെ വളർച്ചക്ക് അദ്ദേഹം നൽകുന്ന പങ്ക് അത് വളരെ വലുത് തന്നെയാണ് എന്നിരുന്നാലും എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം അദ്ദേഹത്തിനെപോലുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ വളർന്ന്‌ വലുതായി road cleaning ജോലി ചെയ്ത് അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തി ഇന്ന് ലോകം അറിയുന്ന ഒരു football കളിക്കാരനായി മാറിയെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ യെത്ര പ്രശംസിച്ചാലും മതിയാകില്ല എന്ന് തന്നെയാണ് നമ്മുക്ക് ഉറക്കേ പ്രഖ്യാപിക്കാനുള്ളത് രാജ്യത്തിൻറെ ക്ഷേമത്തിന്റെയും കാര്യക്ഷമതയുടെയും വരൾച്ച വളർച്ചക്ക് അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. രാജ്യം എന്ന് പറയുന്നത് പോർച്ചുഗൽ എന്ന രാജ്യം കേരളത്തിലെ കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്കോഡഗാമ കാലുകുത്തിയ മുതൽ നമ്മുക്കറിയുന്ന ഒരു രാജ്യം തന്നെയാണ് അതിനെയുള്ള അതിലുള്ള ഒരു player ഈ ഒരു രീതിക്ക് എത്തുന്നതിൽ നമ്മുക്കും അഭിമാനം തന്നെയാണ്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. നമസ്കാരം.

യുഗങ്ങൾ ഒന്നും വേണ്ട വെറും നാലോ അഞ്ചോ വർഷങ്ങൾ മതി. ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ടാവാം ആരാണ് കള്ളം പറയുന്നതെന്നും ഭയപ്പെടുന്നതെന്നും നിങ്ങൾക്കു തന്നെ തനിയെ മനസ്സിലാവും രണ്ടായിരത്തിപതിനെട്ടിൽ ഗാർഗിൽ പറഞ്ഞതുപോലെ വെറും അഞ്ചു വർഷം കൊണ്ടാണ് അത് സംഭവിച്ചത്. നമുക്കറിയാം പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചൊരു നാടാണ് നമ്മുടെ കേരളം. നമ്മുടെ പുഴകളാലും മരങ്ങളാലും മലകളാലും വനങ്ങളാലും സമ്പന്നമാണ് നമ്മുടെ കേരളം എന്തുകൊണ്ടും സമ്പന്നമാണ് മറ്റു സംസ്ഥാനങ്ങളെ വച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്നത് എന്തുകൊണ്ടും സമ്പന്നമാണ് അതുകൊണ്ടുതന്നെയാണ് ലോകമെമ്പാടും നമ്മുടെ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഈ ദുരന്തങ്ങളിൽ നിന്ന് ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ് നമുക്ക്. നമുക്ക് നമ്മുടെ കേരളത്തിനെ വീണ്ടെടുക്കണം നമ്മുടെ പൂർവികർക്കു വേണ്ടി പ്രകൃതിയെ കാത്തു നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി പ്രകൃതിയെ കാത്തു സൂക്ഷിച്ചതുപോലെ നമുക്ക് നമ്മുടെ ഭാവി തലമുറകൾക്കായി പ്രകൃതിക്ഷോഭങ്ങളെ തടഞ്ഞുകൊണ്ട് പ്രകൃതിയെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പലതും അവർ സൂക്ഷിച്ചു വെച്ചു അതുപോലെ തന്നെയാണ് ഇനി നമ്മുടെ മക്കൾ അവരുടെ മക്കൾ അങ്ങനെ പല പല ആളുകളും ഇനിയും നമുക്ക് തലമുറകളായി ഉണ്ടാകാൻ പോകുന്നത് അവർക്കു വേണ്ടി നമ്മൾ ഇതൊക്കെ നമ്മളാൽ മനുഷ്യർ തന്നെ പ്രകൃതിയെ ഇങ്ങനെ ഒക്കെ ആക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെ അതൊക്കെ മാനേജ് ചെയ്തു പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട് മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും പ്രകൃതി ചൂഷണങ്ങളിൽ നിന്നും പ്രകൃതി സംരക്ഷണത്തിലേക്കു ഒരു തിരിച്ചു പോക്ക് അനിവാര്യമാണ് അപ്പോൾ മാലിന്യങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കൂമ്പാരമായി അത് ചീഞ്ഞു വല്ല നമ്മുടെ പുഴകൾക്കും മിക്കതും അതുകൊണ്ടു തന്നെയാണ് പ്രകൃതിയൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നത് അങ്ങനെ സുരക്ഷിതമായൊരു പ്രകൃതി നമുക്ക് അത്യാവശ്യമാണ്.

അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തിപതിനെട്ടു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ ഉയർന്ന അളവിൽ മഴ പെയ്തതിന്റെ ഫലമായാണ് രണ്ടായിരത്തിപതിനെട്ടിലെ കേരള വെള്ളപ്പൊക്കദുരന്തം നമുക്ക് സംഭവിച്ചത് അതിശക്തമായ മഴയെ തുടർന്ന് കേരളത്തിലെ മിക്ക മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോരമേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി അണകെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അവയുടെ ഷട്ടറുകൾ തുറന്നുവിട്ടത് വെള്ളപൊക്കത്തിന്റെ ആഘാതം നമുക്ക് വർധിപ്പിക്കുകയാണ് ചെയ്തത് ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തിലെ എൺപത്തിനാല് അണകെട്ടുകളിലെ മുപ്പത്തിഅഞ്ചെണ്ണവും നമുക്ക് തുറന്നു വിടേണ്ടിവന്നത് അതിൽ ഇരുപത്തിയാറു വർഷത്തിലെ ഇടവേളക്കുശേഷം ആണ് ചെറുതോണി അണക്കെട്ടിന്റെ അഞ്ചു ഷട്ടറുകളും ഒരുമിച്ചു നമുക്ക് തുറക്കേണ്ടി വന്നത് അതിശക്തമായ മഴയിൽ വയനാട് ജില്ല പൂർണമായും ഒറ്റപ്പെട്ടു എന്ന് പറയാം നദികൾ കരകവിഞ്ഞു ഒഴുകിയത് റോഡ് റെയിൽവേ വ്യോമ ഗതാഗത ശൃംഖലകളെ പ്രതികൂലമായി ബാധിച്ചു

കനത്ത മഴയിലും പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഏകദേശം നാനൂറ്റിഅൻപത്തിമൂന്നു പേർ മരിച്ചതായും പതിനാലുപേരെ കാണാതായതായും നൂറ്റിനാല്പത്തിയേഴു പേർ ആശുപത്രിയിലായതായും മുഖ്യമന്ത്രി പ്രളയാനന്തര പ്രവർത്തനങ്ങളെകുറിച്ച് നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറേ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവിക്കേണ്ട അവസ്ഥയിലെത്തിച്ചു പ്രളയത്തെയും തത്‌ഫലമായുണ്ടായ കെടുതികളെയും തുടർന്ന് കേരളത്തിനു ഏകദേശം നാല്പതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പ്രാഥമിക വിലയിരുത്തൽ അങ്ങനെയാണ് പിന്നെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ലോകമെമ്പാടുനിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും പല പല വ്യക്തികളിൽ നിന്നുമായി നിരവധി സഹായ വാഗ്ദാനങ്ങളാണ് കേരളത്തിനു ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും നമ്മുടെ കേന്ദ്ര ഗവണ്മെന്റ് വിദേശ സഹായങ്ങൾ സ്വീകരിക്കുന്നതിൽ വിമുഖത കാണിച്ചു രാജ്യമെമ്പാടും കേന്ദ്ര ഗവണ്മെന്റിനെതിരെ വലിയ വിമർശനങ്ങൾക്കു വഴിതെളിയിക്കുകയാണ് ചെയ്തത് ഈ ദുരന്തത്തിന്റെ കാരണം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തിപതിനെട്ടിലെ അതിശക്തമായി തന്നെ ഇടുക്കിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടു ഷട്ടറുകൾ തുറന്ന വേളയിലാണ് പെരിയാറിന്റെ തീരങ്ങളെയും കൊച്ചി നഗരത്തിന്റെ ഭാഗങ്ങളെയും പൂർണമായും ജലത്തിനടിയിലാക്കി എന്ന ആരോപണമൊക്കെയുണ്ട് പിന്നെ നമ്മുടെ മുല്ലപെരിയാർ ഇടുക്കി ഒഴികെയുള്ള

അനുമതി നൽകുന്നത് ഷട്ടറുകളൊക്കെ തുറക്കാന് വൈദ്യുത ജലസേചന വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള അണക്കെട്ടുകൾ എഞ്ചിനീർക്കാണ് തമിഴ്നാട് നിയന്ത്രണത്തിലുള്ള അപ്പർ ഷോളയാർ പറമ്പിക്കുളം ഡാമുകളുടെ ഷട്ടർ തുറക്കുന്നേരം ചില സമയം കേരളം അറിയാതെപോലും വെള്ളപൊക്കത്തിന്റെ ആഘാതം കൂട്ടാനും മറ്റൊരു കരണമായിരിക്കുന്നു കേരളത്തിൽ രണ്ടായിരത്തിപതിനെട്ടിലുണ്ടായ നമ്മുടെ പ്രളയത്തിനു കാരണം അണക്കെട്ടുകൾ തുറന്നതുകൊണ്ടല്ല മറിച്ചു കേരളത്തിൽ പെയ്ത അതിതീവ്ര മഴയുടെ ഭാഗമായി അണക്കെട്ടുകളിൽ ഒഴുകിവന്ന ജലത്തിന്റെ ഒരു ഭാഗം മാത്രമേ തുറന്നു വിട്ടിട്ടുള്ളു എന്ന് കേന്ദ്ര ജല കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മഴക്കെടുതികളെ

അങ്ങനെ നമുക്ക് പല പല ഇതും നമുക്ക് പല ഡിസാസ്റ്റർ ആയിട്ടു നമുക്ക് വന്നിട്ടുണ്ട് പേമാരിയിലും പ്രളയത്തിലും സംസ്ഥാനത്തെ വൈദ്യുത വിതരണ സംവിധാനം ആകെ താറുമാറായി നമ്മുടെ പ്രളയത്തില് നമ്മുടെ വൈദ്യുത വിതരണം തന്നെ നമുക്ക് ഇല്ലാതായ അവസ്ഥവരെയെത്തിച്ചു ഇരുപതുലക്ഷം ആളുകളുടെ വൈദ്യുത കണക്ഷനാണ് നഷ്ടപെട്ടത് അതോടൊപ്പം സബ്സ്റ്റേഷനുകളുടെയും പിന്നെ ഉല്പാദനനിലയങ്ങളൊക്കെ പ്രവർത്തനം നിർത്തി വയ്ക്കേണ്ടി വന്നു

നമ്മൾ ഇരുട്ടിലായി പോയി എന്നുള്ളതാണ് പുറമേ ചെറുകിട വൈദ്യുത നിലയങ്ങൾ വെള്ളം കേറി തകരുകയും ചെയ്തു പ്രകൃതി പ്രതിഷ്ഠനത്തിനുള്ള മുന്നൂറ്റിഅൻപതു കോടി നഷ്ടത്തിനു പുറമേ വൈദ്യുത ബോർഡിനു ഏകദേശം നാന്നൂറ്റി എഴുപതുകോടി യുടെ വരുമാന നഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നുണ്ട് വൈദ്യുത വിതരണ മേഖലയിൽ പതിനായിരം ട്രാൻസ്ഫോർമറുകളാണ് വെള്ളപ്പൊക്കവും പേമാരിയും മൂലം അപകടം ഒഴിവായി ഓഫ് ചെയ്തു വയ്‌ക്കേണ്ടി വന്നിട്ടുണ്ട് വെള്ളപ്പൊക്കം കഴിഞ്ഞ പ്രദേശങ്ങളിൽ ഇതുവരെ നാലായിരത്തിഅഞ്ഞൂറോളം ചാർജ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഏകദേശം ആയിരത്തിഇരുനൂറോളം ട്രാൻസ്ഫോർമറുകൾ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തകർന്ന വൈദ്യുത വിതരണ സംവിധാനത്തിൽ പ്രവർത്തനം കൃത്യമായി ഏകീകരിച്ചു നടപ്പിലാക്കാൻ നമ്മുടെ മിഷൻ റീകണക്ടു എന്ന പേരിൽ ടാസ്ക് ഫോഴ്‌സ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെയും മറ്റു ഇലെക്ട്രിക്കൽ സെക്ഷണനിലെ ജീവനക്കാരുടെ തകരാറുകളും സേവനങ്ങളും മറ്റും ലഭ്യമാക്കനും അതോടൊപ്പം നമ്മൾ സാധരണ ജീവനക്കാരുടെയും ട്രാൻഫോർമറുകളുടെയും അടക്കമുള്ള സാധനങ്ങൾ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ താമസിക്കുന്ന വീടുകളിലെത്തി ലീക്കേജ് സർക്യൂട്ട് ബ്രേക്ക് ലേറ്റ് പോയിന്റ് സാധരണ ജീവനക്കാരുടെയും ട്രാൻഫോർമറുകളുടെയും അടക്കമുള്ള സാധനങ്ങൾ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ താമസിക്കുന്ന വീടുകളിലെത്തി ലീക്കേജ് സർക്യൂട്ട് ബ്രേക്ക് ലേറ്റ് പോയിന്റ് തെരുവ് വിളക്കുകൾ കുടിവെള്ള പമ്പിങ് സ്റ്റേഷനുകൾ ആശുപത്രികൾ മറ്റു സർക്കാർ സംവിധാനങ്ങൾ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ആട്ടോടൊപ്പം വൈദ്യുതി സംരക്ഷണം ഉറപ്പാക്കുന്ന മുറയ്ക്ക് വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും സ്ഥാപനങ്ങളിലെ കണക്ഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്ന മുൻഗണനയിലാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പാക്കിട്ടുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങണിലുമുള്ള മുഴുവൻ മലയാളികളുടെയും പിന്തുണയോടെ ആണ് സംസ്ഥാനത്തിലെ മുഴുവൻ ദുരിതാശ്വാസ ക്യാമ്പ്കളിലുമായി പത്തു ലക്ഷത്തിലധികം പേർ ഉണ്ടായിരുന്നത് പ്രളയവും തത്‌ഫലമായുണ്ടാകുന്ന കെടുതികളും കേരള സർക്കാർ ഓരോ കൊല്ലവും വിലയിരുത്തുകയും

നമ്മുടെ കണക്കുകളൊക്കെ വ്യക്തമാകുന്നുണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വ്യക്തികളും മറ്റു സ്ഥാപനങ്ങളും കേരളത്തിനു സംഭാവനയായി നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്കൊരു സുരക്ഷിതമായ ഒരു പ്രകൃതി അമ്മയെ കാത്തു പരിപാലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം പ്രളയമുണ്ടാകുന്നതിനും മനുഷ്യരൊക്കെ തന്നെയാണ് കാരണം അപ്പോൾ അതൊക്കെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മുടെ പക്കലുണ്ടാകുന്ന ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഡിസാസ്റ്ററുകളൊക്കെ സംഭവിച്ച് കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സുരക്ഷിതമായൊരു പ്രകൃതി നമ്മൾ കാത്തു പരിപാലിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാനീ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി hello നമസ്ക്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോവുന്നത് ജാതിയും ഗ്രാമീണ പരിസ്ഥിതിയും എന്ന Topic ആണ് ജാതിയുടെയും അതുപോലെയുള്ള മറ്റു റെ വ്യത്യസ്ത വ്യത്യസ്ത സാധനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഗ്രാമ സമുദായത്തിൽ അകത്ത് വലിയ അസമത്വങ്ങളും നിലനിന്നിരുന്നു കർഷകർ ഭിന്നജാതിക്കാരായ ഒരു വിഭാഗമായിരുന്നു ഇവരിൽ അസംഖ്യ പേരും ഹിനോജിലികളും ചെയ്യുന്നവരും കർഷക തൊഴിലാളികളുമായിരുന്നു കർഷകരിലെ ചില ജനവിഭാഗങ്ങൾക്ക് ഹിനോജികളാണ് നൽകിയിരുന്നത് ഇവരെ ദരിദ്രരാക്കി മറ്റോലയും ചെയ്തു ഏർ ഗ്രാമസമുദായത്തിലെ വലിയൊരു വിഭാഗം ഇത്തരം ജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നു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 ഇത്തരം വിവേചനങ്ങൾ മറ്റു സമുദായങ്ങളിലും നില നിന്നിരുന്നു മുസ്ലിം സമുദായങ്ങള് സമുദായങ്ങളിൽ പെട്ട ഹിനോജികൾ ചെയ്തിരുന്ന ഹലാൽ കി ഖുറാൻ എന്ന വിഭാഗത്തെ സമൂഹത്തിന്റെ അതിരുകൾക്കും ഇടയിലാണ് താമസിക്കാൻ അനുവദിച്ചിരുന്നത് അതുപോലെ ബീഹാറിലെ നല്ല സദാ നല്ല സദാതിനെ അടിമകളായി കണ്ടിരുന്നത് സമൂഹത്തിന്റെ താഴേ തട്ടിൽ ജാതിയും ദരിദ്രവും സമൂഹ്യ പധവിയും തമ്മിൽ പ്രത്യക്ഷമായ പരസ്പര ബന്ധം നില നിന്നിരുന്നു ഇത്തരം പരസ്പര ബന്ധങ്ങൾ മുന്തിയ തലത്തിലുള്ള ജാതീവിഭാഗങ്ങൾക്കിടയിൽ അത് ശ്രദ്ധേയമായിരുന്നു ഉദാഹരണത്തിന് പതിനേഴാം നൂറ്റാണ്ടിലെ

ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ കൃഷിക്കാരുമായിരുന്നു കൗരവർ മെക്കൽ ഉദ്യോഗസ്ഥനിർമല എന്നിവയിലൂടെ ജാതി സഭയിൽ ഉയർന്ന സ്ഥാനം കൈവശപ്പെടുത്താൻ സാധിച്ചു കിഴക്കൻ പ്രദേശങ്ങളിലെ എന്നീ കിഴക്കൻ പ്രദേശങ്ങളിലെ മധ്യ തലത്തിൽ പെട്ട ഇടയ ജാതിക്കാരും ജാതിക്കാരും കൈവരക്കാർ എന്നിവർക്ക് കർഷകരുടെ പധവി ലഭിച്ചിരുന്നു panchayat കളും തലവൻമാരും ഗ്രാമ panchayat തല മുതിർന്നവരുടെ ഒരു സമ്പൽ സഭ സഭയമായിരുന്നു panchayat ലെ അംഗങ്ങൾ ഗ്രാമത്തിലെ പ്രധാനികളായിരുന്നു തങ്ങളുടെ സ്വത്തിനുമേൽ അവർക്ക് പരമ്പരാഗതമായ അവകാശം ഉണ്ടായിരുന്നു മിശ്ര ജാതിക്കാരായിരുന്ന ഗ്രാമത്തിലെ വിവിധ ജാതിക്കാർക്കും സമുദായങ്ങൾക്കും panchayat ലെ പ്രതിനിധാനം ലഭിച്ചു എന്നാൽ ചെയ്യുന്ന പ്രവർത്തി കർഷകരുടെ പ്രാധിനിത്യം നൽകിയിരുന്നില്ല അതിനാൽ panchayat കൾ ചിലര് മാത്രം അധികാരം നിക്ഷേപിക്കുകമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം അഥവാ ഒലിവർ ഖാൻ ആയിരുന്നു panchayat കൾ എടുത്ത തീരുമാനങ്ങൾ എല്ലാ അംഗങ്ങൾക്കും ബാധകമായിരുന്നു panchayat ന്റെ തലവൻ മുകന്ദൻ അഥവാ മണ്ഡൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഗ്രാമത്തിലെ തല മുതിർന്നവർ ഐക്യൻ ഐക്യഘടനത്തോടെയാണ് അദ്ദേഹത്തെ തിരെഞ്ഞെടുത്തിരുന്നത് ഈ തിരഞ്ഞെടുപ്പിന് സംയുന്തറാങ്ങികരം ആയിരുന്നു ഗ്രാമത്തിലെ തല മുതിർന്നവരുടെ വിശ്വാസ ത്തോളം കാലം panchayat തലവൻ അധികാരത്തിൽ തുടരുമായിരുന്നു. അവരുടെ വിശ്വാസം നഷ്ടപ്പെടാൻ അദ്ദേഹത്തെ അവർക്ക് പിരിച്ചു വിടാൻ കഴിയുമായിരുന്നു ഗ്രാമത്തിലെ വരവ് ചിലവ് കണക്കുകൾ തയ്യാറാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖ്യ ചുമതല panchayat ലെ ഒരു കണക്കെഴുത്ത് കാരൻ അഥവാ പെട്ടുവാരി ക കർത്തവ്യം നിർവഹിക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ചു പൊതുവായ ആവശ്യത്തിൻ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു Fund ലേക്ക് വ്യക്തികൾ നൽകുന്ന സംഭാവനകൽ അഥവാ നികുതികളായിരുന്നു panchayat ന്റെ പ്രധാന വരുമാന മാർഗം ഈ Fund വിവിധ ആവശ്യങ്ങൾക്കായി panchayat വിനിയോഗിച്ചു കാ കാല കലാകാലങ്ങൾ ഗ്രാമങ്ങൾ സന്ദർശിച്ചിരുന്ന Revenue ഉദ്യോഗസ്ഥന്മാര് സൽക്കരിക്കുന്നതിന് ഈ Fund ഉപയോഗിക്കപ്പെട്ടു സമുദായത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉം ഈ Fund ഉപയോഗിച്ചു ഉദാഹരണത്തിന് പ്രകേത പ്രകൃതി ദുരന്തങ്ങളെയും പ്രളയം വളർച്ച എന്നിവയെയും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 panchayat ന്റെ മറ്റൊരു പ്രധാന ചുമതല ജാതി നിയമങ്ങളും സംരക്ഷിക്കുക എന്നതായിരുന്നു അതിനാൽ ഗ്രാമത്തിലെ വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ ജാതീയമായ അതിരുവരമ്പുകൾ നില നിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും panchayat പ്രത്യേക ശ്രദ്ധ ചെലുത്തി കിഴക്കേ ഇന്ത്യയിലെ എല്ലാ വിവാഹങ്ങളും panchayat തലവന്റെ സാന്നിധ്യത്തിലാണ്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 panchayat കൾ നീതി ന്യായകരമായ ചില ചുമതലകൾ നിർവഹിച്ചിരുന്നു പിഴകൾ ചു പിഴകൾ ചുമത്താനും സമുദായത്തിൽ നിന്ന് വ്യക്തിയെ പുറത്താക്കുന്നതും ഒരു കടുത്ത ശിക്ഷ നടപടിയായിരുന്നു അതിനുള്ള ശിക്ഷ ശിക് അതിനുള്ള ശിക്ഷിക്കപ്പെട്ട വ്യക്തി ഗ്രാമം വിട്ടുപോകാൻ നിർബന്ധിതനാവും ജാതി വൃഷ്ഠാനവും ചെയ്യൂന്ന അയാൾക്ക് നഷ്ടപ്പെടും ജാതി നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നതിനും

അധികാരം വിനിയോഗിക്കുന്ന ജാതി panchayat കൾ ചില തരത്തിലുള്ള ചുമതലകൾ നിർവഹിച്ചിരുന്നു മാത്രമല്ല കാർഷിക സമൂ സമൂഹത്തിലെ സ്ത്രീകൾ വ്യത്യസ്തമായ പല സമുദായങ്ങളിലെയും ഉൽപ്പാദന പ്രക്രിയയിൽ സ്ത്രീകൾ പുരുഷന്മാരെ ചില പ്രത്യേക പങ്കുകൾ വഹിച്ചിരുന്നു മധ്യ കാലഘട്ടത്തിൽ കാർഷിക സമൂഹത്തിലെ സ്ത്രീകൾ സു സുപ്രധാനമായിരുന്നു പങ്കുവഹിച്ചിരുന്നത് സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം തോടും തോൾ ചേർന്ന് വയലുകൾ പണി എടുത്തും പുരുഷന്മാർ നിലമുഴുകുകയും ഉഴുതുമറിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീകൾ വിത്ത് വിതക്കുകയും കള പറിക്കുകയും മുളച്ച് മെതിച്ച് കതിരുകൾ നിരത്തുകയും ചെയ്തു മധ്യകാല കാർഷിക സമൂഹത്തിൽ കുടുംബത്തിലെ മുഴുവൻ അധ്വാനവും വിഭവങ്ങളും ഉൽപ്പാദനത്തിന് ഉൽപ്പാദനത്തിനായി ഉപയോഗിച്ചിരുന്നു സ്വഭാവികമായും വീട്ടു ജോലി സ്ത്രീകൾക്കും പുറം ജോലി പുരുഷന്മാർക്കും എന്ന നിലക്കുള്ള ലിംഗപരമായ ഒരു വേർതിരിവാണ് സാധ്യമായിരുന്നില്ല എന്നിരുന്നാലും സ്ത്രീകളുടെ ജീവിത ശാസ്ത്രപരമായ നിർഭങ്ങളായി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

സ്ത്രീകളുടെ അധ്വാനത്തിനുള്ള Demand വർധിക്കുന്ന വർധിക്കാൻ തുടങ്ങി കർഷക സ്ത്രീകളും കൈത്തൊഴിലാളികളായ സ്ത്രീകളും വയലുകളിലും മാത്രമല്ല പണി എടുത്തിരുന്നത് തങ്ങളെ തൊഴിൽ ധാരകരുടെ വീട്ടിലും അവർ ജോലിക്ക് പോയിരുന്നു ആവശ്യം വന്നാൽ വിപണികൾ പോലും അവർ പോയിരുന്നു ഗ്രാമ സമൂഹം അ അധ്വാനത്തെ സ്വാധീനിച്ചിരുന്നു വയലുകളിലും മറ്റ് പണിയെടുക്കാൻ കൂടുതൽ കരങ്ങൾ ആവശ്യമായിരുന്നു അതിനാൽ കുട്ടികളെ പ്രസവിക്കുന്നവർ എന്ന നിലയിലെ സ്ത്രീകൾ ഒരു പ്രധാന വിഭാഗത്തെയാണ് കാർഷിക സമൂഹം അതേ സമയം സ്ത്രീകൾ മരണ നിരക്ക് വളരെ കൂടുതലായിരുന്നു പോഷകാഹാര കുറവ് തുടർച്ചയായ ഏർ ഗർഭധാരണ പ്രസവം അടുത്തുള്ള മരണം എന്നിവ എന്നിവയായിരുന്നു ഇതിന്റെ കാരണം ഇതിന്റെ ഫലമായി വിവാഹിതരായ സ്ത്രീകൾ അഥവാ ഭാര്യരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നു കർഷകർ കൈത്തൊഴിലാളികൾ സമൂഹങ്ങളിൽ ചില പ്രത്യേക സാ സാഹചര്യങ്ങളുടെ ആവിർഭാവനത്തി ആവിർഭാവത്തിന് ഇത് വഴിയോ വഴിയൊരുക്കി ഈ ആചാരങ്ങളും വരണ്യ വിഭാഗങ്ങളിൽ നില നിന്നിരുന്ന ആചാരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഉദാഹരണത്തിന് പല ഗ്രാമീണ സമുദായങ്ങളിലും ത വരന്റെ വീ വീട്ടുകാർ സ്ത്രീധനം വാങ്ങുന്നതിന് പകരം വധുവിന് ധനം നൽകുന്ന സമ്പ്രദായം ആരംഭിച്ചു വിധവകൾക്കും വിവാഹ മോചിതരായ സ്ത്രീകൾക്കും പുനർ വിവാഹം ചെയ്യാനുള്ള നിയമ പരമായ അനുവാദം ലഭിക്കുകയും ചെയ്തു ഒരു പുനഷ്‌ ഒരു പുനരുൽപാദക ശക്തി എന്ന നിലയിൽ സ്ത്രീകൾക്കു ലഭിച്ച പ്രാധാന്യ അവരുടെ മേലുള്ള നിയന്ത്രണം നഷ്ട്ടപ്പെടുമോ എന്ന ഭയം സമൂഹത്തിൽ സൃഷ്ട്ടിക്കുകയുണ്ടായി നിലവിലുള്ള സാമൂഹ്യ നിയമപ്രകാരം പുരുഷനായിരുന്നു കുടുംബ തലവൻ കുടുംബത്തിലെ പുരുഷ അംഗങ്ങളും സമ്പ്രദായങ്ങളും സ്ത്രീകളുടെ മേൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഏർ വിശ്വാസ വഞ്ചന കാണിക്കുന്നുവെന്ന് സംശയിക്കപ്പെട്ട സ്ത്രീകളുടെ മേൽ അവർ കടുത്ത ശിക്ഷാനടപടികൾ എടുത്തിരുന്നു ഇവിടെ വെച്ച് ഞാൻ എന്റെ

ഇല്ല അത് തമസ്കരിക്കപ്പെടും. തമസ്കരിക്കപ്പെടുന്നത് എന്ത് കൊണ്ടാണ്? ഈ ജോൽത്സ്യം interpret ചെയ്യുന്നതിനു വേണ്ടി ഒരു set of ആൾക്കാർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതവരുടെ profession ന്റെ ഭാഗമാണ്. അത് കൊണ്ട് തന്നെ ഈ professional status നിലനിര്‍ത്തണമെങ്കില്‍ ഇത് ഒത്തുചേരാത്ത സംഗതികൾ അവർക്ക് തമസ്കരിക്കുകയോ, മറച്ചു വയ്ക്കുകയോ ചെയ്യണം. ഒത്തു വരുന്ന കാര്യങ്ങൾ പൊലിപ്പിച്ചു പറയണം. അല്ലേ? company കളുടെ stock value പോലെയാണ്. ചില കാര്യങ്ങൾ ഈ public അറിഞ്ഞ് കഴിഞ്ഞാൽ stock ന്റെ value പോകും. ചില കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ

നമ്മളെ ഒരു കാര്യത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, അത് ശരിയാണെന്നു സ്ഥാപിക്കാൻ നമുക്കനുകൂലമായ അഹ് സൂചനകൾ നമ്മള് സ്വീകരിക്കും. പ്രതികൂലമായ സൂചനകൾ നമ്മള് കാണുകയില്ല. കാരണം നമുക്കത് വിശ്വസിക്കേണ്ടത് നമ്മുടെ ഒരു ബൌദ്ധികമായ ഒരു necessity യായി മാറുന്ന തരത്തിലേക്ക് വിശ്വാസം മാറിയിട്ടുണ്ടെങ്കിൽ ഏതായാലും ജോത്സ്യത്തിന് വലിയ പ്രചാരം കിട്ടുന്നു. അത് യൂറോപ്പിൽ ആകെത്തന്നെ ഇതിന് വലിയ സ്വാധീനമുണ്ടാകുന്നു. അത് പിൽകാലത്ത് ആഹ് ഇന്ത്യയിൽ അതിന് വേറൊരു രൂപത്തിലേയ്ക് അതിന്റെ ഒരു ഒരു പിന്നെ പ്രചാരം വരുന്നു. വ്യത്യസ്തമായ കണക്കുകൂട്ടലുകളാണ്. പാശ്ചാത്യ ഈ babylonian കണക്കുകൂട്ടലുകളെ ആധാരമാക്കി ഒരു western astrology ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള astrology തെക്കേ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള astrology ഒക്കെ വളരെ വളരെ വ്യത്യസ്തമാണ്. ഇതിന്റെ കണക്കുകൂട്ടലുകൾ തന്നെ വളരെ വ്യത്യസ്തമാണ്. ഒരേ കാര്യം തന്നെ ഒരേ period തന്നെ ഇവര് മൂന്ന് വ്യത്യസ്തമായ തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നതും അനുമാനിക്കുന്നതുമൊക്കെത്തന്നെ. പക്ഷേ ഇത് ഒരു ശാസ്ത്രീയമായി നിരക്കുന്നതല്ല എന്ന ധാരണ ഐസക്ക് ന്യൂട്ടന്റെ കാലത്തുപോലും ഉണ്ടായിരുന്നില്ല. നോക്കൂ ഐസക്ക് ന്യൂട്ടൻ നമ്മള് modern physics ന്റെ പിതാവായിട്ടാണ് പറയുന്നത്. ഇല്ലേ? പക്ഷേ അദ്ദേഹം ഒരു astrology practice ചെയ്തിരുന്ന ആളും കൂടിയാണ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാംന്നാ എന്റെ വിചാരം. കാരണം, അന്നത്തെ രാജാവ് astrology യിൽ വിശ്വസിച്ചിരുന്നു. പല funding ഒക്കെ കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും predict ചെയ്യേണ്ടിയിരുന്നു. ഇതിന്റെ ഈ പറയുന്ന non science എന്നു പറയുന്ന സംഗതി. non science എന്നു പറഞ്ഞാൽ ശാസ്ത്രമാണെന്ന് നമുക്ക് തോന്നും. കാരണം അതിന് ചില കണക്കുകൂട്ടലുകൾ ഒക്കെ ഉണ്ട്. എന്നാൽ അത് വസ്തുതാപരമായി അത് prove ചെയ്തിട്ടില്ല. പക്ഷേ ശാസ്ത്രത്തിന്റെ സ്വഭാവം ബാഹ്യമായിട്ടുണ്ട്. അതിന് നമ്മൾ non science എന്നാണ് പറയുന്നത്. ഇപ്പോ ഇതൊരു non science ആണ് എന്ന് തിരിച്ചറിവ് ഇല്ലാതിരുന്നൊരു കാലത്ത് ചില കണക്കുകൂട്ടലുകൾ ഒക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിനെ ആധാരമാക്കിയിട്ട് predictions ഒക്കെ നടത്താൻ ന്യൂട്ടൺ ശ്രമിക്കുന്നുണ്ട്. അഹ് അതുമാത്രമല്ല, ന്യൂട്ടൺ ബൈബിളിനെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ന്യൂ~ന്യൂട്ടൺ ഒരു യുക്തിവാദി ആയിട്ടൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. അത് ഈ ശാസ്ത്രജ്ഞൻമാരെല്ലാവരും യുക്തിവാദികളായിരിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ഇന്നത്തെ ശാസ്ത്രകാരന്മാരുമല്ല. ഒരുപാട് അന്ധവിശ്വാസികൾ അവരുടെ കൂടെയുണ്ട്. കാരണം അവര് ഏതെങ്കിലും മേഖലയിൽ specialize ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ മാത്രം അവരുടെ വൈദഗ്ദ്യം നമ്മള് സ്വീകരിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മണ്ഡത്തരത്തിൽ വിശ്വസിച്ചെങ്കിൽ അതിനെ അവരുടെ ശാസ്ത്രജ്ഞാനവുമായി നമ്മൾ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഒരു sports man ഇപ്പോ ഒരു നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ cricketer ആയിരിക്കുന്ന ഒരാള് cricket ന്റെ കാര്യത്തിൽ അയാള് വളരെ വിദഗ്ദ്ധന്‍ ആണെങ്കിലും അദ്ദേഹം കാലാവസ്ഥയെ കുറിച്ചൊരഭിപ്രായം പറഞ്ഞാല്‍, അഹ് ആ അഭിപ്രായത്തിന് അദ്ദേഹം cricket ല്‍ വൈദഗ്ദ്ധൃ വിദ~വിദഗ്ദ്ധനാണ് എന്നുള്ളത് കൊണ്ട് അതിനു യാതൊരു justification ഉം ഇല്ല. അല്ലേ? അതിനകത്ത് ശുദ്ധ വിഡ്ഢിത്തം പറയാം എന്നുള്ളത് ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ് ഒരാള് ശാസ്ത്രജ്ഞനായത് കൊണ്ട് എതെങ്കിലും മേഖലയില്‍ വാ ഒരു, ഒരു, ഒരു

മുന്നേറ്റമോ, അല്ലെങ്കില്‍ ശാസ്ത്രമേഖലയിലെ achievements ഓ, ഒരു justification കൊടുക്കുന്നില്ല. ഒരാളെ ഒരു ഒരു കാര്യത്തില്‍ advance ചെയ്ത information എന്തെങ്കിലും ഉണ്ടെങ്കില്‍ മറ്റു പ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അവര് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അത് സാധൂകരണമാകുന്നില്ല. നമ്മുക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. ചെയ്ത പല കാര്യങ്ങളും ശരിയെന്ന് നമുക്ക് തോന്നുണ്ടാവും. അതേസമയം ഒരു പാട് അന്ധവിശ്വാസങ്ങള് കാണാം. ഈ അന്ധവിശ്വാസങ്ങളെ നമ്മള് അതുകൊണ്ട് സ്വീകരിക്കാന്‍ ബാധ്യസ്ഥരാകുന്നില്ല. അത് പോലെ തന്നെയാണിത്. ഞാനാ ആ രാഷ്ട്രീയ നേതാക്കൻമാരുടെ കാര്യമാണ് നമ്മള് പറഞ്ഞു വരുന്നത്. ലോകത്തിലെ പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും ഈ astrology യില്‍ വളരെ ഗൗരവമായി വിശ്വസിക്കുകയും, വലിയ അപകടങ്ങളില്‍ ചെന്ന് പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതില്‍ വിശ്വസിക്കാതിരുന്ന ആള്‍ക്കാര് ഇത് ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ള പല കഥകളും ഉണ്ട്. ഒരു കഥ നിങ്ങള്‍ക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതി ഈ astrology അഹ് ഇല്‍ വിശ്വസിച്ചിരുന്ന ഈ, ഈ, ഈ പറയുന്ന ഒരു പ്രപഞ്ചത്തിലെ നമ്മള് കാണുന്ന ഈ ഗ്രഹ നക്ഷത്രങ്ങള്‍ക്ക് വലിയ influence ഉണ്ടെന്ന് എല്ലാ പഴയ tribes ഒക്കെ തന്നെ ഭാഗീകമായി കരുതുന്നുണ്ട്. അപ്പോ അത് കാരണം അവര്‍ക്കൊക്കെ തന്നെ ഇത് ഒരു പുതുരീതിയിലാണല്ലോ ഇത് വളര്‍ന്നു വരുന്നത്. എന്നാല്‍ ഇതിനെ കുറിച്ചുള്ള ഒരു ഒരു ശാസ്ത്രജ്ഞാനമാണ് ഒരാള്‍ക്ക് ഒള്ളതെങ്കില്‍ അവര്‍ക്കത് ദുരുപയോഗപ്പെടുത്താന്‍ പറ്റും. ഞാന്‍ തന്നെ പലപ്പോഴും പല television ചര്‍ച്ചകളിലും astrologist മായിട്ട് ഏറ്റുമുട്ടുമ്പോള്‍ അവര് പറയാറുണ്ട്. ഓ, ഞങ്ങള്‍ക്ക് താങ്കള്‍ക്ക് അറിയാമോ? അടുത്ത സൂര്യഗ്രഹണം എപ്പോഴാണ് വരുന്നത്? നമ്മള് നോക്കണ്ട കാര്യമില്ല. നമ്മള് നോക്കീട്ടില്ല. നോക്കിയാ Almanac നമക്ക് കിട്ടുകയും ചെയ്യും. Almanac government of india astronomy department publish ചെയ്യുന്ന സംഗതിയാണ്. manual al~almanac എന്നാല്‍ ജോത്സ്യന്മാരുടെ ജോലി ഇതായത് കൊണ്ട് അവരിത് കൃത്യമായിട്ട്‌ ഇത് നോക്കി കൃത്യമായിട്ട്‌ പറയും. ആ അടുത്ത അഹ് ഈ സൂര്യഗ്രഹണം വരുന്നത് ഇത്രാം തീയ്യതിയാണ്. astrology ന്നാണ് അത് കിട്ടിയ എന്നുള്ള മട്ടില്‍ അവര്‍ക്ക് കിട്ടിയ ഒരു knowledge അവരെ astrology യില് frame ല്‍ അവതരിപ്പിക്കാന്‍ നോക്കുന്നേന്ന് മാത്രമേ അർഥമുള്ളൂ. അതിനൊരു നല്ല ഉദാഹരണമാണ് ആയിരത്തി അഞ്ഞൂറ്റി നാലില്‍ ആയിരത്തി അഞ്ഞൂറ്റി നാലിലാണ് ക്രിസ്റ്റഫര്‍ കൊളംബസ് ജമൈക്കയില്‍ എത്തുന്നത്. അദ്ദേഹം അമേരിക്കയിലെ വലിയ സ്ഥലങ്ങളില്‍ എത്തിച്ചേരുവാണ്. ജമൈക്കയില്‍ എത്തിച്ചേരുമ്പോള്‍ അദ്ദേഹമാണ് അമേരിക്ക കണ്ടുപിടിച്ചതെന്ന് നമ്മള്ള് പറയുന്നു. അല്ലേ? അതിനുമുമ്പ് അമേരിക്കോ വെസ്പൂച്ചി എന്ന് പറയുന്നൊരാളാണ് ആദ്യം എത്തിച്ചേര്‍ന്നതെങ്കിലും കൊളംബസിനാണ് അതിന്റെ credit ഇപ്പൊ ഒള്ളത്. കൊളംബസ് ജമൈക്കയില്‍ എത്തിചേരുമ്പോള്‍ അവിടത്തെ ജനങ്ങള്‍ക്ക്‌ അന്ന് യൂറോപ്പിലുണ്ടായിരുന്ന ഈ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം തുടങ്ങിയ കാര്യങ്ങളുടെ നിജസ്ഥിതിയെ കുറിച്ചും, അതിന്റെ കൃത്യമായ സമയത്തെ കുറിച്ചൊക്കെയുള്ള അവര് എത്തിച്ചേര്‍ന്നിരുന്ന ധാരണ ഈ ജമൈക്കയിലെ ജനങ്ങള്‍ക്ക് ഉണ്ടായിരുന്നില്ല. കപ്പലില്‍ യാത്ര ചെയ്യുന്ന ആള്‍ക്കാര്‍ക്ക് കാറ്റിന്റെ പോക്കിന്റെ period അല്ലെങ്കില്‍ നക്ഷത്രങ്ങളെ നോക്കി ദിശ തിരിച്ചറിയാന്‍ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാന്‍ തുടങ്ങിയിട്ട് പത്ത് രണ്ടായിരം~ത്തിലേറെ വര്‍ഷങ്ങളായിട്ടുണ്ട്. കപ്പലുകള്‍ ഓടാന്‍ തുടങ്ങിയ കാലഘട്ടത്തിൽതന്നെ ഇത്തരം കാര്യങ്ങള്‍ മനുഷ്യന്‍ പഠിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളെ ദിശ തിരിച്ചറിയാന്‍ അല്ലെങ്കില്‍ ആ വരാന്‍ പോകുന്ന കാലാവസ്ഥയെ കുറിച്ചുള്ള ഒരു സൂചകമായിട്ടൊക്കെ തന്നെ ആള്‍ക്കാര് ഉപയോഗിക്കുന്നുണ്ട്. നേരിട്ട് അതിന് ബന്ധമില്ലെങ്കിലും ഇത് ചാക്രികമായ ചലനമായത് കൊണ്ട് നമ്മക്ക് കൃത്യമായി തന്നെ ഏതാണ്ടൊക്കെ അറിയാന്‍ പറ്റും. ഏതായാലും കൊളംബസ് ചെയ്തത് ഇങ്ങനെയാണ്. അവിടെ ഈ കൊളംബസിനെ ഒരു ഒരു അവിടത്തെ അവിടത്തെ ജനക്കൂട്ടം കൊളംബസിനെ സ്വീകരിക്കാന്‍ തയ്യാറാകുന്നില്ല. അപ്പം കൊളംബസ് എന്തു ചെയ്യുന്നു? ഈ അവിടെയുള്ളൊരു വല്യ ജനക്കൂട്ടം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഞാന്‍ ഒരു ഒരു പ്രത്യേക ദൗത്യവുമായി വന്നിരിക്കുന്ന ഒരാളാണ്. ഞാന്‍ പറയുന്ന കാര്യം ശരിയാണെന്ന് സ്ഥാപിക്കാന്‍ വേണ്ടി ഇന്ന് രാത്രി ഇത്ര സമയത്ത് ഇന്ന് ഉദിക്കുന്നു. ചന്ദ്രന്‍ ഉദിക്കുമ്പോള്‍ ചന്ദ്രന്‍ അപ്രതിക്ഷമായി മാത്രമല്ല, ചുകന്ന നെറത്തില്‍ ആയിരിക്കും വീണ്ടും വരിക എന്ന് പറഞ്ഞു. അപ്പോ ഇത് അവര് പറഞ്ഞു അങ്ങനൊരു സംഭവം ഉണ്ടാവുകേല. സ്വഭാവികമായ ഒരു സംഗതി അല്ലേ. അപ്പം അന്നൊരു ഒരു lunar eclipse ന്റെ ഒരു ചാന്ദ്ര eclipse ന്റെ ചാന്ദ്ര ഗ്രഹണത്തിന്റെ ദിവസമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം എന്താണ് അദ്ദേഹത്തിന്റെ കൈയില്‍ astronomical chart ഉണ്ട്. എന്നാണ് ചന്ദ്രഗ്രഹണം, എന്നാണ് സൂര്യഗ്രഹണം എന്നൊക്കെ കൃത്യമായിട്ട്‌ അറിയാം കൊളംബസിന്. അപ്പോ ആ information വച്ച് കൊണ്ട് ഈ ഈ ചന്ദ്രനെ ഒരു വലിയ പ്രതീകമായി ചൂണ്ടി കാണിച്ചു കൊണ്ട് അവിടെയുള്ള ആള്‍ക്കാരോട് പറഞ്ഞു. അന്ന് ചന്ദ്രന്‍ ഒരു പ്രത്യേകസമയത്ത് അത് അപ്രത്യക്ഷമാകും പിന്നീട് ഒരു ചൊകന്ന ചന്ദ്രന്‍ തെളിഞ്ഞ് വരും. അന്ന് ഈ പറയുന്ന ഈ ഈ നമ്മുടെ lunar eclipse നകത്ത് ചുവന്ന ഒരു ചന്ദ്രന്‍ വരുന്ന ആ ഒരു ഒരു പ്രക്രിയ നടക്കുന്ന ഒരു സമയമാണത്. അപ്പോ അത് കൃത്യമായി പറയുകയും, അത് കൃത്യമായി സംഭവിക്കുകയും ചെയ്യുന്നതോട് കൂടി കൊളംബസ് ഒരു വല്ല്യ അത്ഭുത പുരുഷനാണ് എന്ന് കരുതി ജമൈക്കയിലെ ജനങ്ങള്‍ അദ്ദേഹത്തിനെ സ്വീകരിക്കുകയാണ്. അങ്ങനെയാണ് ജമൈക്ക ഈ ഒരു colony ആയിട്ട് മാറുന്നതിനുള്ള